മൊസില്ല ഫയർഫോക്സ് Interfaceനെ ക്കുറിച്ചും Toolbarsനെ ക്കുറിച്ചുമുള്ള സ്പോക്കൻ Tutorialലേയ്ക്ക് സ്വാഗതം
ഈ tutorialൽ നമ്മൾ പഠിക്കുക ഫയർഫോക്സ് ഇന്റർഫേസ് ടൂൾബാർസ് എന്നിവയാണ്
ഈ tutorialൽ നമ്മൾ ഉബുന്റു 1004നായി ഫയർഫോക്സ് വെർഷൻ 70 ഉപയോഗിക്കും ഇനി നമുക്ക് ഫയർഫോക്സ് ഇന്റർഫേസ് ഒന്ന് പരിശോധിക്കാം
ആധുനിക ബ്രൌസറിനാവശ്യമായുള്ള എല്ലാ പ്രത്യേകതകളും Firefoxനുണ്ട്
മൊസില്ല Firefoxനെക്കുറിച്ച് എങ്ങനെയാണ് ഫലപ്രദമായി പഠിക്കുക എന്ന് മനസ്സിലാക്കാൻ ഒരാള് ഇതിന്റെ ഓരോ പ്രത്യേകതകളെക്കുറിച്ചും മനസ്സിലാക്കിയിരിക്കണം
മൊസില്ല ഫയർഫോക്സ് ഇന്റർഫേസ് എന്നതിനെ 6 വ്യത്യസ്ത മേഖലകളാക്കി തിരിക്കാവുന്നതാണ് അവയുടെ പേര് മേനു ബാർ നാവിഗേഷൻ ടൂൾബാർ ബുക്ക്മാർക്സ് ബാർ സൈഡ് ബാർ സ്റ്റാറ്റസ് ബാർ കൂടാതെ കണ്ടെന്റ് ആരിയ നമുക്ക് ഓരോന്നായി നോക്കി അവ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം
ഫൈൽ menuവിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ Windowയിൽ ക്ലിക്ക് ചെയ്യുക
ഒരു പുതിയ വിൻഡോ പോപ്പപ്പ് ചെയ്യുന്നു
Browserകളിലെ ചെറിയ എഴുത്ത് വായിക്കാൻ ചിലയാളുകള്ക്ക് ബുദ്ധിമുട്ടുണ്ട്
അതിനാൽ വ്യൂ Zoomൽ ക്ലിക്ക് ചെയ്ത് പേജ് ജൂം ഇൻ ചെയ്യുക പകരം നിങ്ങൾക്ക് Ctrl അമർത്തുകയും ചെയ്യാം
ഇത് textനെ വലുതാക്കും
നിങ്ങളുപയോഗിക്കുന്നത് മൊസില്ല Firefoxന്റെ ഏത് പതിപ്പാണ് എന്നറിയാൻ ആദ്യം Helpലും പിന്നെ അബൌട്ട് Firefoxലും ക്ലിക്ക് ചെയ്യുക
ഡിഫോൾട്ട് ആയി ഫയർഫോക്സ് പ്രദർശിപ്പിക്കുക ഒരു ഹോംപേജ് ആണ്
പക്ഷെ നിങ്ങളുടെ ഹോംപേജ് ആയി തിരഞ്ഞെടുത്ത വെബ്പേജ് ക്രമീകരിക്കാൻ എഡിറ്റ് കൂടാതെ Preferencesൽ ക്ലിക്ക് ചെയ്യുക
വിൻഡോസ് ഉപഭോക്താക്കൾ ദയവായി Toolsലും കൂടാതെ Optionsലും ക്ലിക്ക് ചെയ്യുക
ജനറൽ tabൽ ഹോം പേജ് fieldൽ ക്ലിക്ക് ചെയ്ത് wwwyahoocom എന്ന് ടൈപ്പ് ചെയ്യുക അല്ലെങ്കില് മറ്റേതെങ്കിലും തിരഞ്ഞെടുത്ത വെബ്പേജ്
ഇനി നിങ്ങൾക്ക് ഫയർഫോക്സ് പ്രഫറൻസ് വിൻഡോ എന്നത് താഴെ ഇടതു വലത് മൂലയിലായുള്ള ക്ലോസ് buttonൽ ക്ലിക്ക് ചെയ്ത് അടയ്ക്കാന് സാധിക്കും
webpageനകത്തെ പ്രത്യേക വാക്കുകൾ തിരയാൻ നിങ്ങൾക്ക് എഡിറ്റ് മേനു ഉപയോഗിക്കാം
അഡ്രസ് barൽ wwwgooglecom എന്ന് ടൈപ്പ് ചെയ്യുക
Editലും പിന്നെ Findലും ക്ലിക്ക് ചെയ്യുക
ബ്രൌസർ windowയുടെ താഴെയായി ഒരു ചെറിയ ടൂൾബാർ പ്രത്യക്ഷപ്പെടുന്നു
Textboxൽ ഗുജറാത്തി എന്ന വാക്ക് ടൈപ്പ് ചെയ്യുക
പേജിൽ ഗുജറാത്തി എന്ന വാക്ക് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതായി നിങ്ങൾക്ക് കാണാം
webpageൽ ഒരുപാട് ടെക്സ്റ്റ് ഉള്ളപ്പോൾ ഈ ഫങ്ഷൻ വളരെ ഉപകാരപ്രദമാണ്
നമുക്കിത് അടയ്ക്കാം
പേര് നിർദ്ദേശിക്കുന്നതുപോലെ നാവിഗേഷൻ ടൂൾബാർ നിങ്ങളെ internetലൂടെ നാവിഗേറ്റ് ചെയ്യാന് സഹായിക്കുന്നു
നാവിഗേഷൻ ബാർ എന്നതൊരു വലിയ ടെക്സ്റ്റ് ബോക്സ് ആണ് അതിൽ നിങ്ങൾ സന്ദർശിക്കാനാഗ്രഹിക്കുന്ന വെബ്പേജ് വിലാസം ടൈപ്പ് ചെയ്യാം
ഇതിനെ യുആർഎൽ ബാർ അല്ലെങ്കിൽ അഡ്രസ് ബാർ എന്ന് വിളിക്കുന്നു
URLൽ ക്ലിക്ക് ചെയ്ത് വിലാസം നിലവിലുണ്ടെങ്കിൽ നീക്കം ചെയ്യുക
ഇനി wwwgooglecom എന്ന് ടൈപ്പ് ചെയ്യുക
ENTER കെയ് അമർത്തുക നിങ്ങളിപ്പോൾ ഗൂഗിൾ homepageൽ പ്രവേശിക്കും
ബാക്ക് ആരോ iconൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ മുമ്പുണ്ടായിരുന്ന പേജിലേയ്ക്ക് തിരികെയെത്തും
ഫോർവാർഡ് arrowൽ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ homepageലേയ്ക്ക് തിരിച്ചുപോവുക
യുആർഎൽ barന്റെ വലതുഭാഗത്ത് വീടുപോലുള്ള ഒരു ഐക്കോൺ ഉണ്ട്
ഈ ബട്ടൺ നിങ്ങളേതു webpageൽ ആണെങ്കിലും തിരികെ ഡിഫോൾട്ട് ഹോം pageലേയ്ക്ക് കൊണ്ടുപോകും
നിങ്ങളൊരു സെർച്ച് എങ്ങിനെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സൈറ്റ് ബ്രൌസ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രത്യേകത പ്രയോജനകരമാണ്
ഹോംപേജ് buttonൽ ക്ലിക്ക് ചെയ്യാം
ഓർക്കുക മുമ്പ് നമ്മൾ ഹോം പേജ് എന്നത് wwwyahoocomലേയ്ക്ക് മാറ്റിയിരുന്നു
അതിന്റെ ഫലമായി ഹോംപേജ് buttonൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ യാഹൂ homepageലേയ്ക്ക് പോകും
ഇനി നമുക്ക് ബുക്ക്മാർക്സ് ബാർ പരിശോധിക്കാം ബുക്ക്മാർക്സ് നിങ്ങൾ സാധാരണ സന്ദർശിക്കുകയോ പരാമർശിക്കുകയോ ചെയ്യുന്ന പേജുകളിലേയ്ക്ക് നാവിഗേറ്റ് ചെയ്യാന് സഹായിക്കും
യുആർഎൽ ബാറിൽ wwwgmailcom എന്ന് ടൈപ്പ് ചെയ്യുക
പേജ് ലോഡ് ചെയ്യുമ്പോൾ യുആർഎൽ barന്റെ വലതുഭാഗത്തായുള്ള നക്ഷത്ര ചിഹ്നം ക്ലിക്ക് ചെയ്യുക
നക്ഷത്ര ചിഹ്നം മഞ്ഞ നിറമായി മാറുന്നത് നിങ്ങൾക്ക് കാണാം
വീണ്ടും നക്ഷത്ര ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക
ഒരു ഡയലോഗ് ബോക്സ് പോപ്പപ്പ് ചെയ്യുന്നു
ഫോൾഡർ ഡ്രോപ്പ് ഡൌൺ menuവിൽ നിന്ന് ബുക്ക്മാർക്സ് ടൂൾബാർ തിരഞ്ഞെടുക്കുക
ഗ്മെയിൽ ബുക്ക്മാർക്ക് ഇപ്പോൾ ബുക്ക്മാർക്സ് toolbarലേയ്ക്ക് ചേർക്കപ്പെട്ടിട്ടുള്ളതായി ശ്രദ്ധിക്കുക
യാഹൂ homepageലേയ്ക്ക് പോകാൻ ഹോംപേജ് iconൽ ക്ലിക്ക് ചെയ്യുക
ഗ്മെയിൽ bookmarkൽ ക്ലിക്ക് ചെയ്യുക
ഇത് നിങ്ങളെ ഗ്മെയിൽ ലോഗിന് പേജിലേയ്ക്ക് എത്തിക്കും
നിങ്ങൾ സാധാരണ സന്ദർശിക്കുന്ന സൈറ്റുകൾ സന്ദർശിക്കാൻ നിങ്ങൾക്ക് ബുക്ക്മാർക്സ് ബാർ ഉപയോഗിക്കാം പക്ഷെ അവ ഹോംപേജ് ആയി ക്രമീകരിക്കാനുദ്ദേശിക്കുന്നില്ല
അടുത്തതായി നമ്മൾ സൈഡ്ബാർ പരിശോധിക്കും
ആദ്യം വ്യൂ പിന്നെ സൈഡ്ബാർ ഹിസ്റ്ററി ഇതേ ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക ഇടതുവശത്തെ barൽ 3 ഓപ്ഷനുകളുണ്ട് നിങ്ങൾക്ക് കാണാം ടോഡേ യെസ്റ്റർഡേ കൂടാതെ ഓൾഡർ താൻ 6 മോന്ത്സ്
പ്രദർശിപ്പിച്ചിട്ടുള്ള ഓപ്ഷനുകൾ ആ computerലെ ഫയർഫോക്സ് ഉപയോഗിച്ചതിന്റെ ഇടവേളകളെ ആശ്രയിച്ചിരിക്കും
ടോഡേ iconന് സമീപത്തുള്ള പ്ലസ് ചിഹ്നത്തില് ക്ലിക്ക് ചെയ്യുക അത് മേനു വികസിപ്പിക്കും
ഗൂഗിൾ homepageലേയ്ക്ക് തിരിച്ചുപോകാൻ ഗൂഗിൾ ലിങ്ക് തിരഞ്ഞെടുക്കുക
നിങ്ങൾ മുമ്പ് സന്ദർശിച്ച സൈറ്റിലേയ്ക്ക് തിരിച്ചുപോകാൻ എത്ര എളുപ്പമാണെന്ന് നമുക്ക് കാണാം
Sidebarന് അതിന്റേതായ ഒരു സെർച്ച് പ്രവർത്തനമുണ്ട്
സെർച്ച് boxൽ നിങ്ങൾ തിരയാനാഗ്രഹിക്കുന്ന പേര് ടൈപ്പ് ചെയ്യാം
ഇത് തുടര്ന്ന് നിങ്ങളുടെ historyയില് തിരഞ്ഞ് കണ്ടെത്തും
സെർച്ച് boxൽ ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്യുക
ഗൂഗിൾ ഹോംപേജ് ആദ്യ ഫലമായി പൊങ്ങിവരുന്നു
സൈഡ് barന്റെ ഇടതുമൂലയിലായി ചെറിയ xൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സൈഡ്ബാർ അപ്രത്യക്ഷമാക്കാം
അടുത്തതായി സ്റ്റാറ്റസ് ബാർ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം
സ്റ്റാറ്റസ് ബാർ എന്നത് ബ്രൌസർ windowയുടെ താഴത്തുള്ള ലോഡ് ചെയ്യുന്ന സൈറ്റുകളെക്കുറിച്ചുള്ള വിവരങ്ങളടങ്ങിയതാണ്
യുആർഎൽ ബാറിലേയ്ക്ക് പോയി wwwwiredcom എന്ന് ടൈപ്പ് ചെയ്യുകയും തുടർന്ന് enter കെയ് അമർത്തുകയും ചെയ്യുക
സ്റ്റാറ്റസ് ബാർ വേഗമൊന്ന് നോക്കാം
ഇത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന webpageന്റെ സ്ഥിതി കാണിക്കുന്നു
സ്റ്റാറ്റസ് ബാർ നിങ്ങളെ ഒരു സൈറ്റ് ലോഡ് ചെയ്യുന്നില്ല എന്നോ അല്ലെങ്കിൽ ലോഡ് ചെയ്യാൻ ഇനിയും എത്ര സമയമെടുക്കുമെന്നോ മുതലായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും
അവസാനമായി നമുക്ക് കണ്ടെന്റ് ആരിയ ഒന്ന് പരിശോധിക്കാം
ഇവിടെയാണ് നിങ്ങൾ webpageന്റെ ഉള്ളടക്കം കാണുന്നത്
ഇതോടെ ഈ ട്യൂട്ടോറിയൽ അവസാനിച്ചു
ഈ tutorialൽ നമ്മൾ പഠിച്ചത് ഫയർഫോക്സ് ഇന്റർഫേസ് കൂടാതെ ടൂൾബാർസ് എന്നിവയെക്കുറിച്ചാണ്
ഈ കൊമ്പ്രിഹെൻസിവ് അസൈന്മെന്റ് പരീക്ഷിക്കുക
നിങ്ങളുടെ ഹോംപേജ് wwwspoken tutorialorgലേയ്ക്ക് മാറ്റുകയും നാവിഗേററ് ചെയ്യുകയും ചെയ്യാം
ഇനി യാഹൂ websiteലേയ്ക്ക് browserന്റെ ഹിസ്റ്ററി ഫങ്ഷൻ ഉപയോഗിച്ച് പോവുക
താഴെയുള്ള ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് സമ്മറൈസ് ചെയ്യുന്നു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
ഇതിനെക്കുറിച്ചുള്ള കൂടുതല് വിവരങ്ങൾക്ക് സ്പോക്കൻ ഹൈഫൻ ട്യൂട്ടോറിയൽ ഡോട്ട് ഓർഗ് സ്ലാഷ് ന്മെയ്ക്ട് ഹൈഫൻ Introയിൽ ലഭ്യമാണ് ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ശാലു ശങ്കർ ഐറ്റ് ബോംബേ ഞങ്ങളോടോപ്പം ചേർന്നതിന് നന്ദി